എന്റെ class ലെ പല കുട്ടികൾക്കും ഇന്റെ പോലെത്തന്നെ കുറെ friends കാലൊക്കെ അവിടെ ഉണ്ട് അവർക്കൊക്കെ ഇത് കിട്ടുന്നുണ്ട് ആ അത് ഞങ്ങൾക്ക് ഞങ്ങളെ bench bench ൽ നാലു പേരാണുള്ളത് അവർ ഒരാള് home work ചെയ്താ അത് നാലു പേരും എഴുതിയിട്ടുണ്ടാവും ഒരാൾക്ക് അടി കിട്ടുകയാണെങ്കിൽ നാലു പേർക്കും അടികിട്ടണം എന്നാലേ ഞങ്ങൾ home work ഞങ്ങൾ ചെയ്യും കൂടുതൽ ചെയ്യും പിന്നെ നല്ല ചൂടൻ sir ഉം teacher മൊക്കെ ഉണ്ടാകുമ്പോളാണ് ഞങ്ങൾ കൂടുതൽ home work ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല ഞങ്ങൾ അവിടെ കളിച്ച് കുത്തിരിക്കലാണ് നിങ്ങൾക്ക് principal sir ആണോ അതോ teacher ആണോ ഞങ്ങൾക്ക് teacher ആയിരുന്നു പിന്നെ ഒരു കൊല്ലം മുമ്പ് ആ teacher മാറി ഞങ്ങൾക്കിപ്പോൾ sir ആണ് ഉള്ളത് നിങ്ങൾക്കിപ്പോൾ ഏത് head master ആണുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ school വളരെ വലിയ school ആണ് ഞങ്ങക്ക് എഴുപതാം വാർഷികം വരെ എത്തിയിട്ടുണ്ട് അത്കൊണ്ട് തന്നെ ക് പല principal വന്നിട്ടുണ്ട് ആദ്യം ആണായിരുന്നു പിന്നീട് പെണ്ണായിരുന്നു അങ്ങനെ അത്പോലെ കുറെ പോയിട്ട് ഏർ കഴിഞ്ഞ കൊല്ലം ആണായിരുന്നു ഇക്കൊല്ലം മാറിയിട്ടുണ്ട് ഒരു സ്ത്രീയാണ് അത് കഴിഞ്ഞ കൊല്ലം social എടുത്തിരുന്ന ഒര് teacher ആയിരുന്നു അതുകൊണ്ട് തന്നെ teacher ക്ക് വ ഏർ കൊറച്ചൊക്കെ പ്രാശ്‌നമാണ് principal നിന്ന് പറയുകയാണെങ്കിൽ ഏർ പല ഉം meeting ലും പലതും പറയാനില്ലേ mike ഇലൊക്കെ പറയുമ്പോ വളരെ പേടിയായിരിക്കും കാരണം നമ്മ സാധാരണ ഒരു teacher അല്ലെ social ഒക്കെ എടുക്കുന്നൊരു teacher അല്ലെ ആ teacher ആല്ലേ ഇങ്ങനെ principal ആയിട്ട് എല്ലാവരോടും പറയുന്നത് അത് കൊണ്ട് തന്നെ അത് വളരെയേറെ പ്രശ്നമാണ് ആ അത് ശരിയാണ് ഞങ്ങൾ പ് ഇപ്പോൾ ഉള്ള sir ഭയങ്കര ഒരു ദേഷ്യക്കാരനാണ് പക്ഷെ ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലം ഉള്ള teacher ഒരു പാവമാണ് അത് ഏർ ദേശ്യകാരയൊന്നുമല്ല ഏർ അതിന്റെ മകളാണ് ഞങ്ങൾക്കിപ്പോൾ maths എടുക്കുന്നത് ആ അതുപോലെതന്നെ നിങ്ങളുടെ ഞങ്ങളുടെ IT ഏർ PT teacher ഞങ്ങളെ പീടിലേക്കും മറ്റു side ങ്ങളിലേക്കും ഏർ പോകുവാൻ അയക്കുകയില്ല ഏർ എന്നാൽ നമ്മുക്ക് വേറൊരു സമയം ഇത് പറയാം ആ അത് ശരി എന്നാൽ നമസ്‍കാരം നന്ദി hello നമസ്‌കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് football നെ കുറിച്ചാണ് football എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കളിയാണ് football അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്

മൈതാനത്തിലാണ് കളി നടക്കുന്നത് മൈതാനത്തിൻ്റെ രണ്ട് അറ്റത്തും goal post സ്ഥാപിച്ചിരിക്കും ഗോളാകൃതിലുള്ള പന്ത് എതിർ team ൻ്റെ goal ൽ എത്തിക്കുകയാണ് team കളുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ goal നേടുന്നവർ കളി ജയിക്കുന്നു കാല് കൊണ്ടാണ് പ്രധാനമായും football കളിക്കുന്നതെങ്കിലും കൈ ഒഴികെ മറ്റെല്ലാ ശരീരഭാഗങ്ങളും കളിക്കാർ ഉപയോഗപ്പെടുത്തലുണ്ട് എന്നാൽ ഇരു team ലെയും goal keeper മാർക്ക് പന്ത് കൈ കൊണ്ട് തൊടാം കളി നിയന്ത്രിക്കുന്നത് കളി കളി കളത്തിനകത്തെ ഒരു പ്രധാന referee യും മൈതാനത്തിൻ്റെ ഒരു പാർശ്വങ്ങളിലെ ഓരോ സഹ referee യും ഉണ്ടാവും എതിർ team ലെ പ്രതിരോധ നിരക്കാരനെ അതായത് വെള്ള jersey മറികടന്ന് goal നേടാൻ ശ്രമിക്കുന്ന മുന്നേറ്റ നിരക്കാരൻ മുന്നേറ്റ നിരക്കാരൻ തടയുവാൻ ശ്രമിക്കുന്ന goalie യാണ് കളികളുടെ ഭരണസ്ഥി സ്ഥിതി FIFA യാണ് മറ്റ് പേരുകൾ football soccer സുന്ദരമായ കളി ലോകകളി അന്ന് ഇന്ന് എന്നിങ്ങനെയും പറയപ്പെടുന്നു ആദ്യം കളിച്ചത് ഡിസംബർ പത്തൊമ്പത് ഒന്നേ എട്ട് ആറ് മൂന്ന് ലണ്ടനിൽ ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടന്നത് സ്വഭാവം ശാരീരികസ്പർശനം അതെ പരിമിതിയും ആയിരിക്കും team അംഗങ്ങൾ പതിനൊന്ന് പേരായിരിക്കും mixed അത് വിത്യസ്ത മത്സരങ്ങളിലായായിരുന്നു വർഗീകരണം എന്നുവെച്ച് കഴിഞ്ഞാൽ team sports പന്ത് കളിയായിരിക്കും കളി ഉപകരണം പന്ത് ആയിരിക്കും വേദി football മൈതാനം ഒളിംപിക്സിൽ ആദ്യം അതെ പുരുഷൻമാർ ആയിരത്തി തൊള്ളായിരം ഒളിംപിക്‌സ് മുതൽ വനിതകൾ ആയിരത്തി തൊള്ളായിരത്തിതൊണ്ണൂറ്റി ആറ് ഒളിംപിക്‌സ് മുതൽ കളിച്ചിട്ടുണ്ട് ചൈനയിൽ ഹേൻ സാമ്രാജ്യത്തിലാണ് football ൻ്റെ ആദ്യ രൂപം കളിച്ചിരുന്നതായി കണക്കാക്കുന്നത് football എന്ന പേരിൽ അമേരിക്കയിൽ മറ്റു ചില കളികളുമുണ്ട് അതിനാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപന്തുകളികളെ അവിടെ soccer എന്നും അറിയപ്പെടുന്നു association footballer എന്നത് മറ്റൊരു പേരാണ് federation of international football associationFIFA ആണ് ഈ കളിയുടെ നിയമങ്ങൾ പരിഷ്‌കരിക്കുന്നതും നടപ്പിലാക്കുന്നതും ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യങ്ങളുമാണ് football നെ ജനപ്രിയമാക്കുന്നത് ഇരുന്നൂറ് രാജ്യങ്ങളിലായി കോടികണക്കിനാളുകൾ ഈ കായികവിനോദത്തിന് ഏർപ്പെടുത്തിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് football ന് ഏറ്റവും പ്രചാരം ഉള്ളത് FIFA ടെ അംഗീകാരം ഇല്ലാത്ത sevens football ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചാരമുണ്ട് കളിക്കുന്ന വിധം എന്നു വെച്ചാൽ കളിക്രമം പതിനൊന്ന് പേർ വീതം അടങ്ങുന്ന രണ്ട് team കൾ തമ്മിലാണ് football മത്സരം നടക്കുന്നത് കൈക്കലാക്കി പന്ത് കൈക്കലാക്കി എതിർ team ൻ്റെ വലയിൽ എത്തിക്കൽ എത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം

കാലുകൾ കൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് നീങ്ങി team അംഗങ്ങൾ തമ്മിൽ പരസ്‌പരം പന്ത് കൈമാറി goal വലയത്തിൽ എത്തിക്കുമ്പോൾ goal keeper റെ കബളിപ്പിച്ച് പന്ത് വലയിലാക്കുക എന്നതാണ് കളികളുടെ ക്രമം പന്ത് കൈക്കലാക്കി goal അടിക്കാനായി ഇത്തരത്തിൽ team കൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ് football നെ ആവേശകരമാക്കുന്നത് പന്ത് കളിക്കളത്തിൻ്റെ അതിർത്തി വരെ അതിർത്തി വരക്കു പുറത്തേക്ക് പോകുമ്പോഴോ കളി നിയന്ത്രിക്കുന്ന referee നിർത്തി വക്കുമ്പോഴോ മാത്രമെ football കളി നിശ്ചലമാകുകയുള്ളു കളിയുടെ നിയമങ്ങൾ ഉൽഭവങ്ങളും മാറ്റങ്ങളുമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് പല പ്രദേശങ്ങളിലായി വിവിധ അഹ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്ന

ഇന്ന് നിലവിലുള്ള നിയമങ്ങളുടെ ഏകദേശ ചിത്രം രൂപപ്പെടുത്തിയത് trinity college ലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇംഗ്ലണ്ടിലെ വിവിധ team കളെ ചർച്ചയ്ക്ക് ഇരുത്തിയാണ് ഇത് സാധ്യമാക്കിയത് കളി നിയമങ്ങളുടെ ക്രോഡീകരണത്തിനുള്ള ശ്രമങ്ങൾ ഒന്നേ എട്ട് ആറെ മൂന്നിൽ football association എന്ന സംഘടനയുടെ രൂപവൽകരണത്തിന് കാരണമായി ആ വർഷാന്ത്യം football ൻ്റെ ആദ്യത്തെ നിയമ പട്ടിക പുറത്തിറങ്ങി കളി നിയമങ്ങൾ രൂപപ്പെടുത്തിയതിൽ ഇപ്പോൾ പ്രധാന പങ്ക് വഹിക്കുന്നത് international football association board എന്ന സംഘടനയാണ് ആയിരത്തി എണ്ണൂറ്റി എൺമ്പത്തി രണ്ടിലാണ് ഇത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല് പാരീസിൽ രുപം കൊണ്ട് FIFA ഐ IFAB യുടെ നിയമങ്ങൾ പിന്തുടർന്നുന്ന് പ്രഖ്യാപിച്ചു കാലക്രമത്തിൽ football ലെ ഏറ്റവും ശക്തമായ സംഘടനയായി FIFA മാറി ഇന്ന് IFAB ൽ ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ ഉള്ളത് FIFA ൽ നിന്നാണ് ആമുഖം എന്നു വെച്ചുകഴിഞ്ഞാൽ ഔദ്യോഗികമായി പതിനേഴ് പ്രധാന നിയമമാണോ ഇതിനുള്ളത് എല്ലാ വിഭാഗത്തിലുള്ള football കളിയിലും ഈ നിയമമാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും വനിതാ junior തലങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തുവാൻ ദേശീയ association നുകൾക്ക് അധികാരം ഉണ്ട് ഈ നിയമങ്ങൾക്ക് പുറമെ IFAB പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങളും കളിയുടെ നടപ്പിലിനായി ഉപയോഗിക്കുന്നു കളിക്കാർ ഒരോ team ലും പതിനൊന്ന് കളിക്കാർ വീതമാണ് ഉണ്ടാവുക ഇവരിൽ ഒരാൾ goal keeper ആയിരിക്കും പന്ത് കൈ കൊണ്ട് തൊടുവാൻ അനുവാദം ഉള്ള ഏക കളിക്കാരൻ goal keeper ആണ്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

ഇത്തരം പകരക്കാരുടെ എണ്ണം മൂന്നായി നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചില സൗഹാർദ മത്സരങ്ങളിൽ ഇതിനു പരിധിയില്ല കളത്തിൽ ഇറ കളത്തിലുള്ള ഒരു താരം പരിക്കേൽക്കുമ്പോഴോ തളരുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ കളി നിലവാരം താഴും താഴുന്നുവെന്ന് പരിശീലകന് തോന്നുമ്പോഴോ ആണ് സാധാരണ പകരക്കാരെ ഇറക്കുന്നത് അങ്ങനെ പകരക്കാരൻ കളത്തിൽ ഇറങ്ങിയാൽ ഏത് താരത്തിനും പ്രസ്‌തുത മത്സരത്തിൽ പിന്നീട് കളിക്കാനാകില്ല സാധാരണയായി ഒന്നു മുതൽ അഞ്ച് വരെയുള്ള അളവുകളിൽ പന്തുകൾ ലഭ്യമാണ്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 അവയിലെ വായുമർദ്ദം സാധാരണ അന്തരീക്ഷ മധ്യത്തിൻ്റെ പൂജ്യം point ആറുമുതൽ ഒന്ന് point ഒന്നുവരെ മടങ്ങ് ആകാം ആദ്യകാലത്ത് ഏതാനും ഷഡ്‌ബുജ രീതിയിയുൾ ലുളള തുകൽ കഷ്ണങ്ങൾ തമ്മിൽ തുന്നിച്ചേർത്ത് ഗോളാകൃതിയിലാക്കിയാണ് കാൽപന്തുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാറ്റ് നിറക്കാൻ അവക്ക് അകത്ത് rubber കൊണ്ടുള്ള ഒരു bladder ഉണ്ടാകും ഇതിൽ പമ്പ് ഉപയോഗിച്ച് കാറ്റ് നിറച്ച് അതിൻ്റെ വായ് ഭദ്രമായി കെട്ടി കെട്ടി പന്തിനകത്തു കയറ്റി വെച്ച് പന്തിൻ്റെ പുറം പുറം വാശ് ശൂലേശുകൾ കെട്ടുന്ന മട്ടിൽ ചിരടുപയോഗിച്ച് കെട്ടി ഉറപ്പിക്കുകയായിരുന്നു പതിവ് പിൽകാലത്ത് നേരിട്ട് കാറ്റ് നിറക്കുന്ന പന്തുകൾ നിലവിൽ വന്നു ഇവ നിർമിക്കുന്നത് പ്രത്യേകതരം plastic കളുകളായ പോളിയേറേറ്റുകൾ ഉപയോഗിച്ചാണ് കളിക്കുന്ന രീതി നൂറു മുതൽ നൂറ്റിപത്ത് meter വരെ നീളവും അറുപത്തിനാല് എഴുപത്തഞ്ച് meter വരെ വീതിയും ഉള്ള കളികൾ ആയിരിക്കണം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 ഇരുവശത്തേയും goal line നുകളിലാണ് goal post കളുടെ സ്ഥാനം goal post ന് മുന്നിലുള്ള പതിനാറ് point മൂന്ന് meter സ്ഥലത്താണ് penalty boxgoal line നിൽ നിന്നും കളത്തിലേക്ക് പതിനെട്ട് വാര തള്ളി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 തോട്ടാലോ box നുള്ളിൽ വെച്ച് goal ലക്ഷ്യമാക്കുന്ന കളിക്കാരനെ എതിർ team ലെ defender foul ചെയ്‌താലോ സാധാരണ ഗതിയിൽ penalty kick നൽകി ശിക്ഷിക്കപ്പെടുന്നതാണ് goal post എന്നുവെച്ചാൽ രണ്ട് goal post കൾക്കുമിടയിൽ ഏഴെ point മൂന്നേ രണ്ട് meter അതായത് എട്ടു ആര അകലവും അവയെ ബന്ധിപ്പിക്കുന്ന മുകൾ തണ്ടിൻ്റെ അടിവശത്ത് നിന്ന് തറനിരപ്പിൽ നിന്ന് രണ്ടേ point നാല് നാല് meter അതായത് അടി എട്ടടി ഉയരവും ഉണ്ടായിരിക്കേണ്ടതാണ് അന്താരാഷ്ട്ര നിയമം poster റുകൾക്കും post കൾക്കും മുകൾ തണ്ടിനും പന്ത്രണ്ട് centimeter അഞ്ച് ഇഞ്ച് കനം വീതിയും വേണമെന്നും നിർബന്ധമുണ്ട് കളിസമയം നാൽപ്പത്തഞ്ച് minute വീതമുള്ള ഇരുപകുതിയിലാണ് football മത്സരം നടക്കുന്നത്

എന്നിട്ടും സമനില ഫലമായെങ്കിൽ penalty shootout നെ ആശ്രയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മുടെ football എന്ന ൻ്റെ രീതി ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ football ചരിത്രം നിർത്തുന്നു

ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് യാത്രയെക്കുറിച്ചാണ് കർണാടക സംസ്ഥാനത്തിലെ തലസ്ഥാനമായ ബാംഗ്ലൂർ അഥവാ ബംഗ്ലാ ബംഗാളൂർ ബാംഗ്ലൂരു ബംഗാളൂർ കർണ്ണാടകത്തിലെ തെക്കു സംസ്ഥാ സമതലങ്ങളിലെ നിന്നും ഇവ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മൂന്നാമത്തെ ജന നിധിയായ നഗരവും അഞ്ച് വലിയ തലസ്ഥാന നഗര ങ്ങാളിയിലുമൊന്നായ ഇവിടം ഏകദേശം അറുപത്തഞ്ച് ലക്ഷം പേർ വസിക്കുന്നു നിങ്ങക്കറിയ വൻകിട വ്യവസായങ്ങളും Software എറോ Aerospace തുടങ്ങിയ മേഖലകളിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന company കളുടെയും ആസ്ഥാന നഗരം കൂടിയാണിത് ഗോ ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നാണ് ബാംഗ്ലൂർ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റോം വലിയ സാമ്പത്തിക സ്ത്രോതസ്സായി ബാംഗ്ലൂർ മാറുകയും ലോകത്തിലെ വ്യവസായം തുട തുടങ്ങാൻ പറ്റിയ ഏറ്റോം നല്ല നഗരമായി സിയന്നിയൻ ബാംഗ്ലൂര് ബാംഗ്ലൂര് തിര തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി അഞ്ഞൂ ആയിരത്തി അഞ്ഞൂറുകളിൽ വിജയ നഗര വിജയ നഗര സാമ്രാജ്യം ഭരിക്കുച്ചിരുന്ന കേന്ദ്ര ഗോ ഉണ്ടാ അങ്ങ അങ്ങനെ നായയാണ് അങ്ങനെയാണ് അന്ന് ബാംഗ്ലൂരിൻറെ എ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹം ഇവിടെയൊരു മങ്കോട്ട പണി മങ്കോട്ട പണിയുക ഇത്രേം അതിൻറെ വിജയ നഗര വിജയ നഗര സാമ്രാജ്യത്തിൻറെയൊരു ആവുകയും ചെയ്തു East india company യുടെ നമ്മുടെ ഭരണകാലത്ത് ബാംഗ്ലൂര് അവയുടെ പ പടിഞ്ഞാറൻ ഇന്ത്യയുടെ സാമ്രാജ്യ ഭരണത്തിൻറെ കെ കേന്ദ്രമായി വികസിപ്പിച്ചു ഇത് പ്രദേശത്തിൻറെ കാലാവസ്ഥയെ മറ്റും കൊണ്ട് അവർ ഇവിടം തെരഞ്ഞെടുക്ക ടുക്കുകയായിരുന്നു അന്നും പിന്നെ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കുകയായിരുന്നു തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ ഞാ ൻറെ അഥവാ പത്താള പട്ടാള താവളത്തിൻറെ ആരം ആരംഭത്തിന് ശേഷം ഇവിടെ ഇവിടേക്കു ഞാ ഞാനാതിക്ക നിന്നും കൂടി ഉണ്ടായേ

ഏക വ്യവസായവും ബാംഗ്ലൂർ ഉണ്ടായി അറിവുമുണ്ടായി പ്രേത്യകിച്ചും എ യാമാന്തരീക്ഷ യായ അന്തരീക്ഷയാന വേറെ സാങ്കേതിക വിദ്യാഭ്യാസ പ്രവർത്തിയുടെ പ്രവർത്തിക്കുന്ന ഓ ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് ഇന്ന് രാജ്യത്തെ മികച്ച പഠന ഗവേഷണ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബാംഗ്ലൂര് ആണ് അതുപോലെ രാജ്യ രാജ്യത്തെ രാജ്യത്തെ ഏറ്റോം കൂടുതൽ എ സാക്ഷരതയുള്ള രണ്ടാമത്തെ നഗരവും ബാംഗ്ലൂരാണ് ഇന്ത്യയിൽ ആകെ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 തൊണ്ണുർ തൊണ്ണൂറ് Function നെ ഉം പ് പാര ഡേയ്‌സ് എന്നുവെച്ചാൽ Paradise City ഉം Garden

ഏകസാങ്കേതിക മേഖല വരുവാൻ ശക്തി കേന്ദ്രമായി ഈ നഗരത്തെ മാറ്റാൻ മാറി മാറി ഭരിച്ച എല്ലാ രാഷ്‌ട്രീയ Party കളും പരിശ്രമിച്ചതിൻറെ ഫലമാണ് ഈ മേ മേഖലയിൽ ഇന്നും കാണുന്ന വ്യത്യസ്തമായ കാണാം കാണാം രണ്ടായിരത്തി പതിനേഴ് December ൽ സ്വന്തമായി ഉള്ള രാജ്യത്തെ ആദ്യ City ആയിരുന്നു ബാംഗ്ലൂർ City ആയി ബാംഗ്ലൂർ മാറി ബാംഗ്ലൂരിൽ ബാംഗ് ബാംഗ്ലൂർ ബെങ്ക ളൂരു എന്ന കന്നഡ ഭാഷയിൽ ഉള്ള പേര് അങ്ക അഹ് വൽക്കരിക്കപ്പെട്ട പേരാണ് ബാംഗ്ലൂര് ബംഗളൂർ എന്ന ഈ പേര് അഹ് എ പറ്റിയുള്ള ആദ്യത്തെ വിവരണം ലഭിച്ചത് ഒമ്പതാം നൂറ്റാണ്ടിലെ പടിഞ്ഞാറൻ വങ്ക രാജ രാജവംശത്തിൻറെ ധീര തയിൽ

യുദ്ധം നടന്ന ഒരു അഹ് ഒരു സ്ഥലത്തിൻറെ നാമമാണ് ഇത് പ്രകാരം ഈ സ്ഥലം ആയിരത്തി നാല് വെരെ വങ്ക സാമ്രാജ്യത്തിൻറെ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 പറവുകാരൻ പറവുകാരൻറെ ഗ്രാമമെന്നായിരുന്നു നാമം എന്നാണ് The ഹി The hindu വിൽ പ്രസി The hindu the hindu വിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം പറയുന്നത് ഇതെങ്ങനെയാണ് എണ്ണുറ്റിതൊണ്ണൂറ്‍ ൽ ആലേഖനം ചെയ്തത് പ്രകാരം ബാംഗ്ലൂർ ആയി രത്തിലധികം വർഷം പയക്കമുണ്ട് പക്ഷെ ആലേഖനം ചെയ്ത ഈ വ ശില ഫല ഗ ബാംഗ്ലൂരിൽ പ്രവർത്തന നഗയ നാഗ സ്വര ക്ഷേത്രത്തിൽ ആരും പ്ര കളങ്ക ക്ക പെട പറ്റാതെ കിടക്കുകയായിരുന്നു ഒമ്പതാം നൂറ്റാണ്ടിൽ അഹ് ആളെന്ന് കന്നട പഴയ കന്നഡ പയേ കന്നടയിൽ ആളെ കന്നഡ പഴേ കന്നഡ പഴേ കന്നഡയിൽ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 നല്ല രീതിയിൽ നടന്ന യുദ്ധത്തെ പറ്റിയും അതിൽ കൊലപ്പെട്ട നഗ നാഗയുടെ ത്യാഗങ്ങൾ കഴിഞ്ഞ പറ്റിയും വിവരിക്കും ഈ നരസിംഹ കണ്ടെത്തി തൻറെ കർണ്ണാടകയെന്ന കർത്താവിന് ഒരു ഹൈ ഉപകാരം പതിനൊന്നാം നൂറ്റാണ്ടിൽ ര രാജാവായിരുന്നു വീരബല രാത്രി നായാട്ട് നടത്തി കൊണ്ടൊരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം വയിതെറ്റി തളർന്നു വിശ വിശന്നു നട ക്കുകയായിരുന്നു രാജാവ് ഒരു ദാരിദ്ര നായഒരു സ്ത്രീയെകണ്ടു അവർ രാജാവിന് വേ വേവിച്ച ധാന്യം ഭക്ഷണമായി നൽകി സന്തോഷവാനായ ആ രാജാവ് ആ ഷാ സ്ഥലത്ത് ന്നും

രണ്ടായിരത്തിയഞ്ച് December പതിനൊന്നിന്ന് കർണ്ണാടക സർക്കാർ ബാംഗ്ലൂർ എന്ന അംഗലേയ പ്രകാരം എ വിജ്ഞാന പീഠ പുരസ്ക്കാരം ജേതാവായ എ ആർ അന്നപൂർണ എന്ന പേർ സ്വീകരിച്ചു അതിനെപ്പറ്റി ബാംഗ്ലൂർ മഹാ നഗര അഹ് പാലികയും പുതിയ നാമം സ്വീകരിക്കുന്നതിനായി ഒരു നിർദ്ദേ Case നടക്കുകയും ഈ യൊരു നിർദ്ദേശം കർണ്ണാടക സർക്കാർ സ്വീകരിക്കുകയും അതെ പെരുമാറ്റം രണ്ടായിരത്തി ആറ് November ഒന്നു മുതൽ നിലവിൽ വരുകയും ചെയ്തു എങ്കിലും കേന്ദ്ര സർക്കാരിൻറെ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 ഇത്രേം പറഞ്ഞ് ഞാൻ എൻറെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു നമസ്ക്കാരം hello ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ football career ലെ ഒരു വെ വിത്യസ്തമായ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ

ജേതാക്കളായി ആ team ൽ ഒരംഗം ആയിരുന്നു ഞാൻ അങ്ങനെ അത് ഏഴാം class ൽ പഠിക്കുമ്പോഴായിരുന്നു പിന്നെ എട്ടാം class ലേക്ക് ഞാൻ ആഹ് admission ആഹ് admission വേറെ school ലേക്ക് ആയിരുന്നു പോയത് MES കല്ലടി college അവിടെ വെച്ച് ഏർ രണ്ടാം കൊല്ലവും ഏർ അതെ date of birth ൽ ഏർ under fourteen ഏർ tournament വന്നു അപ്പോഴും ഞാൻ ഏർ പതിവു പോലെതന്നെ കെ ആഹ് selection camp ലേക്ക് എനിക്ക് ഏർ selection കിട്ടി അങ്ങനെ ഞാൻ അവിടെ ഏർ തുടർന്നു എനിക്ക് രണ്ടാം കൊല്ലവും എനിക്ക് അവസരം കിട്ടി പാലക്കാട് ജില്ലാ team ൻ്റെ boot അണിയാനുള്ള അവസരം ലഭിച്ചു അന്നത്തെ tournament ആലപ്പുഴ ചേർത്തല വെച്ചായിരുന്നു tournament ഉണ്ടായിരുന്നത് ഏർ ഞങ്ങൾ team പതിനെട്ട് അംഗങ്ങൾ അടങ്ങിയതും പിന്നെ അംഗങ്ങളും പിന്നെ sir ഉം ഒരു manager ഉം ആയിരുന്നു അങ്ങനെ ഇരുപതു പേരായിരുന്നു ഞങ്ങൾ അവിടേക്ക് പോയത് അവിടെ ആ tournament ലെ ആദ്യ മത്സരം തൃശ്ശൂരുമായിട്ടായിരുന്നു ആ മത്സരത്തിൽ ഞങ്ങൾ തൃശ്ശൂരിനെ എതിരില്ലാത്ത രണ്ട് goal കൾക്ക് തോൽപ്പിച്ചു ഏർ അങ്ങനെ ആ മത്സരത്തിൽ എനിക്ക് chance കിട്ടിയിരുന്നില്ല ആഹ് കുറച്ച് സമയം മാത്രമാണ് കളിക്കാനുള്ള അവസരം ലഭിച്ചത് അങ്ങനെ രണ്ടാം മത്സരം കണ്ണൂരുമായിട്ടുള്ള രണ്ടാം മത്സരത്തിൽ എനിക്ക് sir half time ന് ശേഷം കുറച്ച് അധികസമയം എനിക്ക് ഉപയോഗിക്കാനുള്ള അ അധിക സമയം കളിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു

ച് എനിക്ക് എത്രത്തോളം കളിക്കാൻ പറ്റോ അത്രയും ഞാൻ കളിച്ചു അതുകൊണ്ട് തന്നെ semi യിൽ മലപ്പുറത്തിന് എതിരെയുള്ള കളിക്ക് എന്നെ sir ആദ്യ eleven ൽ ഏർ ഇറക്കി അത് അതുകൊണ്ട് തന്നെ മലപ്പുറത്തിനോടുള്ള കളി ഞാൻ പൊരുതി കളിച്ചു അതുകൊണ്ട് ഏർ എന്നെ selectors നോക്കിയിരുന്നു കേരള team ലേക്കുള്ള selectors എൻ്റെ പേര് ഏർ എഴുതിയിരുന്നു ഞാൻ നന്നായി കളിച്ചു അന്നത്തെ മത്സരം ഞങ്ങൾ semi യിൽ മലപ്പുറത്തിനെതിരെ ഒരു goal ന് തോൽക്കുകയാണ് ചെയ്‌തത്‌ ഒരു penalty ഞങ്ങളുടെ stopper കാണിച്ച ഒരു അബദ്ധത്താൽ ഞങ്ങൾകൊര് അവർക്ക് ഒരു penalty ലഭിച്ചു ആ ഒരു penalty ൽ penalty goal ലൂടെയാണ് ഞങ്ങള് അന്ന് മലപ്പുറത്തിനോട് തോറ്റത് എന്നാലെ ഏർ സങ്കടം ആയിരുന്നു ഏർ നന്നായി കളിച്ചിട്ടും തോറ്റു അങ്ങനെ ആയിരുന്നു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 ഏർ സങ്കടപെടേണ്ടതില്ല നമുക്ക് losers final ഉണ്ട് കാസർകോഡിനെതിരെ അത് നന്നായി കളിക്കണം നിങ്ങളുടെ കേരള team ലേക്കില്ലേ selection നിങ്ങൾ ഉറപ്പുവരുത്തണം അങ്ങനെയാണ് എൻ്റെ പേര് already എഴുതിയിരുന്നു selectors അങ്ങനെ കാസർഗോഡ്നോട്ടുള്ള കളിക്ക് ഞാൻ കുറച്ച് rough ആയിട്ടായിരുന്നു കളിച്ചിരുന്നത് കാരണം ഞങ്ങടെ midfielder ശാമിലിനെ card ഉള്ളതിനാൽ red card semi ൽ red card ലഭിച്ചതിനാൽ അവന് ഇല്ലാത്തതു കൊണ്ട് center midfielder ആയിട്ടായിരുന്നു ഞാൻ കളിച്ചത് അതുകൊണ്ട് തന്നെ team ൻ്റെ മുഴുവൻ ഭാരവും എൻ്റെമേൽ ചുമത്തിയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് rough ആയി hard ആയിട്ടായിരുന്നു കളിച്ചത് അതുകൊണ്ട് രണ്ടുമൂന്നുവട്ടം എനിക്ക് foul ചെയ്യേണ്ടി വന്നു അങ്ങനെ എനിക്ക് card ഉം ലഭിച്ചു അങ്ങനെ yellow card ലഭിച്ചതിന്റെ പേരിൽ എന്നെ കേരള team selection എനിക്ക് നഷ്‌ടമായി അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് ഏർ foul ചെയ്‌തതിന് ഏർ ഇത് അതുപോലെ yellow card ലഭിച്ചാലും selection ലഭിക്കുക ചെയ്യും പക്ഷെ ഞാൻ എനിക്ക് card കിട്ടിയ ദേഷ്യത്തിൽ ഞാൻ foul ചെയ്‌ത player എനിക്ക് കൈ തന്നപ്പോൾ ഏർ അവൻ എണീക്കാൻവേണ്ടി എനിക്ക് കൈ തന്നു അപ്പോ ഞാൻ അവൻ്റെ കൈ തട്ടി തട്ടിമാറ്റി അത് selectors കണ്ടു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 കളിച്ചിരുന്നു കാരണം അത്രയും form ഉള്ള സമയമായിരുന്നു എനിക്ക് അത് നഷ്ടപ്പെടുത്തി കളി കളഞ്ഞു എൻ്റെ discipline ഇല്ലായ്‌മ അങ്ങനെ അതോടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി football ൽ

ഏത് position ൽ കളിക്കുമ്പോളും ഞാൻ foul ചെയ്‌താലും ആ player എ ഞാൻ കൈ കൊടുത്ത് എണീപ്പിച്ച് ഒന്ന് hug ചെയ്‌തിട്ടേ ഞാൻ വിടാറുള്ളു അത്രയ്ക്കും ഞാൻ discipline പഠിച്ചു എനിക്ക് എൻ്റെ എന്നും ഞാൻ ഒരാളെ foul ചെയ്താ ഓനി കിടക്കുമ്പോൾ അവനെ എണീറ്റ് എണീപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലേക്ക് അന്നത്തെ കേരളാ team trials നഷ്‌ടമായ ഓർമ എനിക്ക് വരും നല്ല സങ്കടം ഉള്ളൊരു അവസ്ഥയാണ് എല്ലാവരും football കളിക്കുന്ന എല്ലാവരും discipline ഓടെ കളിക്കാന് ആണ് ഞാന് നിർദേശിക്ക കാരണം ഒരു football player എന്നനിലക്ക് എൻ്റെ ഒരു കേരള team തന്നെ അന്ന് miss ചെയ്‌തു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 കേരള team ലേക്ക് selection ലഭിച്ചു keeper അജ്‌മൽ stopper back അഭിജിത്ത് central midfielder ആയ ശ്യാമിലിന് red card കിട്ടീട്ട് പോലും അവൻക്ക് കേരള team ലേക്ക് selection ലഭിച്ചു team ലേക്ക് കേരള team ൻ്റെ trials ലെക് നമ്മക്ക് selection ലഭിച്ചു പക്ഷെ എൻ്റെ discipline ഇല്ലായ്‌മ കൊണ്ട് എനിക്ക് selection ലഭിച്ചില്ല പിന്നെ striker ആയ അഭയ് അഭയ്‌കൃഷ്ണ അങ്ങനെ നാല് പേർക്കാണ്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 sports meet നടക്കുകയാണ് അന്ന് ശാമിലും ഞാനും ഒരു school ലാണ് പഠിക്കുന്നത് MES മണ്ണാർകാടിലാണ് പഠിക്കുന്നത് അപ്പോൾ അന്നും selection trials വിളിച്ചിട്ടില്ല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 selection call വന്നു list വന്നപ്പോ എൻ്റെ പേര് ഇല്ല ശാമിലിന്റെ പേര് ഇണ്ട് അതിൽ എനിക്ക് നല്ല സങ്കടം ആയി ശാമില് already കഴിഞ്ഞ പ്രാവിശ്യം കളിച്ച player ആണ് അവനും ഞാനും ഒരു position ലാണ് കളിക്കുന്നത് എൻ്റെ പേരില്ല അവൻ്റെ പേര് ഇണ്ട് അപ്പൊ എനിക്ക് കുറച്ച് സങ്കടും ആയി അവൻ അവൻ പറഞ്ഞു ഏർ എന്നോട് sir മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഞങ്ങളെ coach വിവേക് sir സൂചിപ്പിച്ചിരുന്നു അനസിൽ discipline കാണിക്കാത്തതു കൊണ്ട് അവൻ്റെ പേര് ഉണ്ടാവാൻ chance ഇല്ല എന്ന് ശാമിലിനോട് പറഞ്ഞിരുന്നുവത്രെ അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി ഏർ കാരണം എൻ്റെ കൂടെ കളിച്ച് ഞങ്ങൾ രണ്ടു പേരും ഒരേ position ൽ കളിക്കുന്നു അങ്ങനെ അവൻക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല നല്ല സങ്കടം തോന്നി പിന്നെ ശാമിൽ ക്ക് അന്ന് കേരളാ team ൽ selection ലഭിച്ചു selection trails ലഭിച്ചു selection camp ന്ന് select ആയി കേരള team അന്ന് അവന് കളിച്ചു അങ്ങനെ അവൻ രണ്ട് കേരള രണ്ട് വർഷം കൊണ്ട് രണ്ട് കേരള കളിച്ച വ്യക്തിയായി ഞങ്ങ ഞങ്ങളെ school ൽ അങ്ങനെ അവന്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 football ഞാന് മുന്നോട്ട് പോയി ഞാന് മുട്ടികുളങ്ങര JMFA camp ലാണ് ഞാന് camp ചെയ്‌തിരുന്നത്‌ work ചെയ്‌തിരുന്നത്‌ വിവേക് sir ൻ്റെ കീഴിൽ അങ്ങനെ എൻ്റെ football ഞാന് development ചെയ്യാൻ

ഏർ എൻ്റെ കളി പേടിയില്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് sir എന്നെ body ഇട്ട് കളിപ്പിച്ച് പഠിപ്പിച്ചു അങ്ങനെ ഞാന് പേടിയില്ലാതെ football കളിക്കുന്ന ഒരു player ആയത് അങ്ങനെയാണ് പിന്നെ ഒമ്പതാം class ലേക്ക് എനിക്ക് ഏർ ഈ mess തന്നെ തുടർന്നു ഈ mess ൽ അന്ന് cup കളിച്ചിരുന്നു അതുപോലെ sports ൽ ഞാൻ പങ്കെടുത്തിരുന്നു sub ജില്ലാ sports ന് എനിക്ക് prize വന്നു ജില്ലയിലേക്ക് ഞാൻ പോയിരുന്നു പിന്നെ football ആയ football പ്രളയം പ്രളയം വന്നു ഞാൻ ഒമ്പതാം class ൽ പഠിക്കുന്ന സമയത്ത് പ്രളയം വന്നതിനാൽ അന്ന് football schools എന്നു പറഞ്ഞ tournament അന്ന് നടത്തിയില്ല ഏർ അതു കൊണ്ട് തന്നെ ഈ പ്രളയം കാരണം അവർ വെറും ഏർ trails ഒരു school ന്ന് അഞ്ച് പേര് എന്ന നിലയ്ക്ക് ഏർ PT Sir ൻ്റെ അനുവാദം കൂടി ആ trails ലേക്ക് പറഞ്ഞുവിടുകയും ആ അഞ്ച് പേര് അടങ്ങുന്ന ഇതിൽ നിന്നായിരുന്നു sub ജില്ലാ team ഉം കണ്ടെത്തിയിരുന്നത് അതിലും എനിക്ക് practice ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തുപോകേണ്ടിവന്നു അങ്ങനെ MES ൽ എനിക്ക് സ്ഥാനമില്ല എനിക്ക് കളിക്കാന്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 hello എല്ലാവർക്കും നമസ്ക്കാരം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാവർക്കും അറിയപ്പെടുന്ന നമ്മുടെ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽകലാമിനെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അവുൽ പകിർ ജൈനുലബ്ദീൻ അബ്ദുൽകലാം എന്നായിരുന്നു ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശസ്തനായ missile സാങ്കേതിക വിദ്യ വിദഗ്ദൻ engineer ഉമാറിയിരുന്നു അദ്ദേഹം

indian തദ്ദേശിയുമായി വികസിപ്പിച്ച satellite launch vehicle ന്റെയും ballistic missile ന്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽകലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്

സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ ഭരണ കക്ഷിയായിരുന്ന ഭാരതീയ ജനത party യുടെ പ്രധാന പ്രതിപക്ഷ കക്ഷി ഏർ കക്ഷി ആയിരുന്നു indian national congress യുടെയും പിന്തുണയോടെയും ഇദ്ദേഹം രാഷ്‌ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പട്ടു തന്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതിയെന്ന പേരിൽ പ്രശസ്തനായ അദ്ദേഹം രണ്ടായിരത്തേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് സ്ഥാനമൊഴിഞ്ഞു ശേഷം തന്റെ ഇഷ്ട മേഖലയായ അധ്യാപനം എഴുത്ത് പ്രഭാഷണം പൊതുജന സേവനം തുടങ്ങി ശ്രദ്ധ കേന്ത്രീകരിച്ചു പിന്നെ institute of management Ahmedabad indian institute of management indore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

അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനം നൽകിയിരുന്നു APJ അബ്ദുൾകലാം at അബ്ദുൾകലാം dot com എന്ന് തന്റെ email എല്ലായ്‌പ്പോഴും സജീവമായിരുന്നത് കൊണ്ട് അദ്ദേഹം ആളുകളുമായും

രണ്ടായിരത്തി പതിനഞ്ചു ജൂലൈ ഇരുപത്തേഴിന് എമ്പതിനാലാം വയസിൽ അദ്ദേഹം അന്തരിച്ചു ഷില്ലോങ്ങിൽ indian institute of management പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ ഹൃദയാഗത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ അടുത്തുള്ള ബഥനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഹൈന്ദവ ക്ഷേത്രങ്ങളും പേരുകേട്ട തമിഴ്‌നാട്ടിലെ രാമേശ്വരത്ത് ഏർ ഒരു മുസ് സാധാരണ മുസ്ലിം കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ പതിനഞ്ചിന്‌ ജൈനുലാബിദ്ദിൻ യും ആയിശുമ്മയുടെയും ഇളയപുത്രനായ APJ അബ്ദുൾകലാം ജനിച്ചത് നല്ല മത ഭക്തിയുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ധനുഷ്‌കോടി രാമേശ്വരം യാത്രക്കുള്ളിൽ boat കൾ കൊടുക്കുന്ന തൊഴിലായിരുന്നു അദ്ദേഹത്തിന്റെ രാമേശ്വരത്ത് ഹൈന്തവ മത വിഭാഗ നേതാക്കളെയും school അധ്യാപകരുമായും മറ്റും അദ്ദേഹം ഊഷ്മളമായ സൗഹൃദം പുലർത്തിയും ചെയ്തിരുന്നു അബ്ദുൽകലാമിന്റെ ബന്ധുവായിരുന്ന ഷംസുദ്ധീൻ അവിടുത്തെ ഒരു പത്ര വിതരണക്കാരനായിരുന്നു രാമേശ്വരത്തു കൂടി കടന്നുപോയിരുന്ന train കൾ അവിടെ നിർത്താതെ തിരുന്ന കാലത്ത് പത്രങ്ങൾ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് കെട്ടുകളായി വലിച്ചെറിയുകയായിരുന്നു പതിവ് ഈ കെട്ടുകൾ എടുത്ത് കൂട്ടുന്നതിന് ശംസുദിന് അബ്ദുൽകലാം സഹായിച്ചിരുന്നു ഈ സഹായത്തിന് ശംസുദിന് കലാമിന് ചെറിയ പാരുദോശം നൽകുമായിരുന്നു ഇതായിരുന്നു തന്റെ ആദ്യത്തെ വേതനം എന്ന് അദ്ദേഹം തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കലാം ജനിച്ച വീട് രാമേശ്വരത്തെ state ഉം കാണാനാവുന്നതാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ നടത്തുന്ന അപൂർവ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയും ഇതിനോട് ചേർന്ന് തന്നെ കാണാം രാമനാഥപുരത്തെ ഷവാർട് school ലായിരുന്നു കലാമിന്റെ പ്രാഥമിക വിദ്യാസം School വിദ്യാഭ്യാസ കാലത്ത് അബ്ദുൽ കലാം ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു എങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു പഠനത്തിനുവേണ്ടി മണിക്കൂറുകളോളം അബ്ദുൽ കലാം ചെലവിപ്പിക്കുമുണ്ടായിരുന്നു ഗണിതമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട വിഷയം കലാമിന്റെ മുതിർന്ന സഹോദരിയുടെ ഭർത്താവ് ജലാലുദിൻ ആയിരുന്നു

രാമേശ്വരം school ളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം കലാം തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് ന് college ൽ ഉപരിപഠനത്തിനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനാല് കലാം ഈ college ൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ഒരു ബിരുദം കരസ്ഥമാക്കി ഈ കാലഘട്ടത്തിൽ english സാഹിത്യത്തോടും കലാമിന് താല്പര്യം ഉണ്ടായിരുന്നു ആകാശങ്ങളിൽ പറക്കുക എന്ന തന്റെ സ്വപ്നം യാഥാർത്യ ആക്കണമെങ്കിൽ ഭൗതികശാസ്ത്ര പഠനം കൊണ്ടും മാത്രം കാര്യമാവില്ല എന്ന് മനസിലാക്കിയ കലാം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 സാങ്കേതിക അവശങ്ങൾ മനസിലാക്കുവാൻ college ൽ പ്രദർശിച്ചിരുന്ന രണ്ട് വിമാനങ്ങൾ കലാം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പഠനത്തിന്റെ രണ്ടാം വർഷത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വിഷയം ഐച്ഛികമായി എടുത്ത് പഠിക്കേണ്ടതായിരുന്നു aeronautic അഥവാ വ്യോമയാർഞ്ഞ വിജ്ഞാനം എന്ന വിഷയമാണ് തന്റെ ഐച്ഛികമായി കലാം തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ hindustan aeronautics ന്റെ trainee ആയി ചേർന്നു

പ്രധിരോധ മേഖലയെക്കാൾ സാങ്കേതിക വിദ്യ ഉം ഉപകരണങ്ങൾ വികസിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഒരു supersonic target aircraft നിർമിക്കുക എന്നതായിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ കലാമിന്റെ ആദ്യ ദൗത്യം ഈ ദൗത്യത്തിന് കലാം പൂർണ സംതൃപ്തൻ ആയിരുന്നില്ല ജലത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാൻ ആകുന്ന power craft ന്റെ സാങ്കേതിക വിദ്യ

സാമ്പത്തിക കാരണങ്ങളാൽ പദ്ധതി നിർത്തി വെച്ചു തന്നെ ഒരുപാട് വേദനിപ്പിച്ച സംഭങ്ങളിലൊന്നായി കലാം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു tata institute of fundamental research ന്റെ director sir MAG മേനോൻ ആയി ഏർ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 നേതൃത്വം നൽകി international committee for space research എന്ന സ്ഥാപനത്തിൽ ചേരുവാനായി അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം തുമ്പയിൽ ഒരു വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ കലാമിനെ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട്‍ ആയിരുന്നു അത് തിരുവന്തപുരത്തുള്ള തുമ്പയിൽ ഒരു അബ്ദുൽ കലാമിന് എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ടത് ഇരുന്നു തിരുവനന്തപുരം തുമ്പ മേരി മധ്യ പള്ളിയിലെ പ്രാർത്ഥന മുറിയിലായിരുന്നു തന്റെ ആധ്യ labortary